ഹെല്ലോ ,താത്ത എന്തൊക്കെയാ വര്ത്തമാനം ,ഭക്ഷണം കഴിച്ചോ? നല്ല വിശേഷം മോളെ .ഭക്ഷണം കഴിച്ചു.രാവിലത്തെ ഭക്ഷണം കഴിച്ചു .ഉച്ച ഭക്ഷണത്തിനു ആവുന്നതേ ഉള്ളു. ആഹാ.രാവിലെ എന്തായിരുന്നു ഭക്ഷണം ?

ദോശയും ചട്ടിനി .ആ നമ്മൾ മലയാളീസ് സാധാരണ ഉണ്ടാകുന്ന ഭക്ഷണം ആണല്ലോ . നിങ്ങള് സാധാരണ കൂടുതലും ഈ കടി തന്നെ ആണോ ഉണ്ടാകാറുള്ളത് ? അതാണെങ്കിൽ കുറച്ചൊക്കെ എളുപ്പം ആണ് .വൈകുന്നേരം അത് കലക്കി വെച്ചാൽ രാവിലെ അത് എടുത്തു ചുട്ടാല് മതി . കുട്ടികൾക്ക് പോകാനുമൊക്കെ ,പോകുമ്പോഴൊക്കെ സമയം ലാഭിക്കാല്ലോ .കൂടുതലും ദോശ തന്നെ ആണ് ഉണ്ടാകാറു.പിന്നെ ചപ്പാത്തി ,പുട്ടു ,നൂൽപുട്ടു അങ്ങനത്തെ ടൈപ്പ്‌ ഉം .

കടല കറി ,ചെറുപയർ ,ചിക്കൻ ,ചട്ടിണി അങ്ങനെ ആഹാ .പിന്നെ നിങ്ങള് ഉച്ച ഭക്ഷണത്തിനു എന്താ കരുതിയിരിക്കുന്നെ ?

അങ്ങനെ ഇന്നത്തെ ഉച്ചക്കത്തെ ഭക്ഷണം അതാണ് .വൈകുന്നേരം ബിരിയാണി വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് . ചിക്കൻ ബിരിയാണി വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ,വൈകുന്നേരം.മരുമകള് ,വലിയ മരുമകള് ഇവിടെ ഇല്ല .ഓള് വന്നതിന്റെ ശേഷം ചിക്കൻ ബിരിയാണി വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് . ആഹ്.അത് നല്ല ഒരു കാര്യം ആണല്ലോ .ചിക്കൻ ബിരിയാണി ഒക്കെ നമുക്കു വളരെ പ്രധാനപ്പെട്ട, ഇഷ്ടപെടുന്ന ഭക്ഷണത്തിൽ പെട്ടത് ആണ് .പിന്നെ അതുപോലെ നിങ്ങള് മത്സ്യം ,ഇത് ഭക്ഷണത്തിൽ ഉള്പെടുത്താറുണ്ടോ? മീൻ വർഗ്ഗങ്ങളൊക്കെ ? മീൻ ഇല്ലാതെ ചോറ് കഴിക്കാൻ കഴിയില്ല .കൂടുതൽ ഒന്നും വേണ്ട ഒരു കക്ഷണം എങ്കിലും മീൻ വേണം ചോറിന്റെ കൂടെ . എനിക്ക് ഇഷ്ടം ആണ്.ഉപ്പേരി ഒന്നും ഇല്ലെങ്കിലും മീനും ചിക്കൻ ഉം എന്തെങ്കിലുമൊക്കെ വേണം . മത്സ്യം വാങ്ങാൻ വേണ്ടിയിട്ടു നിങ്ങള് ഏതു മാർഗം ആണ് ഉപയോഗിക്കാറ് ?ഇങ്ങനെ നമ്മുടെ വീടിന്റെ മുന്നിലൂടെ വരുമ്പോ വാങ്ങാറ് ആണോ അതോ നിങ്ങള് പുറത്തു പോയിട്ട് വാങ്ങാറാനോ ചെയ്യാറ് ? മത്സ്യം വാങ്ങാന് ഞങ്ങള് ,ഞങ്ങളുടെ മുമ്പിൽ കൂടി എപ്പോഴും മീൻ വണ്ടി ഒക്കെ വരാറുണ്ട് .പക്ഷെ ഞങ്ങള് കുറച്ചു ലോങ്‌ പോയി കുറച്ചു അധികം മീൻ കൊണ്ടുവരലാണ് .ഇക്കാക്ക് ഇഷ്ടം അതാണ്.അങ്ങനെ ആണ് ചെയ്യല് . നല്ല മരുന്ന് ഒന്നും ഇടാത്ത മീന് കടപ്പുറത്തു നിന്ന് കൊണ്ടുവരൽ ആണ് .കുറച്ചു കാലങ്ങൾ ആയിട്ടു ഇപ്പോ അങ്ങനെ ആണ് .ഇക്ക എവിടെ ഉണ്ടായിരുന്നില്ല .സൗദിയിൽ ആയിരുന്നു .ഇപ്പോ നാട്ടിൽ നിക്കാൻ തുടങ്ങിയെ പിന്നെ ഇപ്പോ അങ്ങനെ ആണ് ചെയ്യല് . ഇക്കാക്കും വളരെ ഇഷ്ടം ആണ് .മീൻ ഇല്ലാതെ എന്നെ മീൻ മൂപ്പർക്ക് ആണ് അധികം ഇഷ്ടം .കൂടുതലും മീനിന്റെ ആൾ അയാളാണ് . അത് ഏതായാലൂം നല്ല കരയാം ആണ്.അപ്പോ നമുക്കു ,നമ്മുടെ വീടിന്റെ അടുത്തുകൂടി വരുന്ന മത്സ്യം ഒക്കെ നമുക്കു പറയുമ്പോ ഒരുപാടു മുന്നേ വിഷം ഇട്ടു ,അതായതു കേടു വരാതെ ഇരിക്കാൻ ഉപയോഗിക്കുന്ന മീനുകൾ ആണ് .

ഹോട്ടലിന്ന് കഴിക്കല് കുറവാണു .പുറത്തു കൂടുതലും പോകലില്ല .കുറെ കാലങ്ങൾ ആയിട്ടു അങ്ങനെ ലോങ്‌ ഒന്നും പോയിട്ടില്ല .ഹോട്ടലിനു കഴിക്കല് കുറവാണു .ഇക്കയും അങ്ങനെ ഹോട്ടലിനു ഒന്നും കഴിക്കൂല്ല . എത്ര വൈകിയാലും വീട്ടിൽ വന്നതിനു ശേഷമാണു ഭക്ഷണം കഴിക്കല് .കൂടുതൽ ഞങ്ങള് വലിയ ലോങ്‌ പോകുവാണെങ്കിൽ അന്നൊക്കെ കഴിക്കും എന്നല്ലാതെ . അപ്പോ നിങ്ങള് ആരോഗ്യത്തിന് ഒരുപാടു പ്രാധാന്യം നൽകുന്ന ആള്ക്കാര് ആവുമല്ലേ .അതുകൊണ്ടാവുമല്ലേ നിങ്ങൾ ഇങ്ങനെ .അതുപോലെ നിങ്ങള് കറി വെക്കുമ്പോ ഇല കറികൾ കൂടുതൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കാറുണ്ടോ ? കൂടുതൽ ഇത് കറികള് ആണ് എനിക്ക് ഇഷ്ടം .ചീര ,മുരിങ്ങ അങ്ങനത്തെ കറികളൊക്കെ കൂടുതല് ഉപയോഗികളുണ്ട് .

കൂടുതല് ഞങ്ങൾ പുറത്തുന്നു പഴ കറികള് വാങ്ങൂല്ല .ഭക്ഷണത്തിനു ഒക്കെ വീട്ടിലെയാ ഉപയോഗിക്കല് .എന്റെ സാധനങ്ങൾ തന്നെ ആണ് ഉപയോഗിക്കല് . ഭക്ഷണം ഒക്കെ വളരെ ഉഷാർ ആയിട്ടാണ് പോകുന്നത് എന്നാണ് എനിക്ക് ഇതൊക്കെ കേട്ടപ്പോ മനസിലാവുന്നത് . പിന്നെ പറയുവാണെങ്കിൽ ,രാത്രി ഭക്ഷണം ആയിട്ടു എന്താ ചെയ്യാറ് ?ഈ അരി ഭക്ഷണം തന്നെ ആണോ അതോ ഗോതമ്പു ഭക്ഷണം ആണോ ഉപയോഗിക്കാറ് ? ഭക്ഷണം നമ്മൾ രാത്രി ഇക്കകൊക്കെ രാത്രി ചപ്പാത്തി ആണ് ഇഷ്ടം .അതും നേരത്തെ ചപ്പാത്തി കഴിക്കും ചെയ്യും . അപ്പോ ഞാനും നേരത്തെ തന്നെ കഴിക്കാൻ ശ്രമിക്കൽ ആണ് . അത് നല്ലതാണു കാരണം ഉറങ്ങുന്നതിനു കുറച്ചു മുമ്പ് ഭക്ഷണം കഴിച്ചാല് ദഹിച്ചു കഴിഞ്ഞിട്ടു ആണ് നമ്മൾ ഉറങ്ങുന്നത് നല്ലതു ആണെന്ന് കേട്ടിട്ടുണ്ട് .അതുകൊണ്ടാവുമല്ലേ ? അത് തന്നെ .കൂടുതൽ എല്ലാ ഡോക്ടർമാരും അംഗം പറയുന്നേ .നേരത്തെ ഭക്ഷണം കഴിക്കണം എന്ന് . അപ്പോ അങ്ങനെ ആണ് ചെയ്യാറ് . അപ്പോ നിങ്ങള് ഉറക്കവും ഭക്ഷണത്തിന്റെയും ഇടയിൽ ഒരു മണിക്കൂറിന്റെയൊക്കെ വ്യത്യാസം ഉണ്ടാവുമല്ലേ ? ഇക്ക ഒരു മണിക്കൂർ ,രണ്ടു മണിക്കൂർ ഒക്കെ വ്യത്യാസം ഉണ്ടാവും .ഞാനും ഒരു ഏഴു അര എട്ടു ആരാൻറെ ഉള്ളിൽ ഭക്ഷണം കഴിക്കും .